മുകളിലായി സ്റ്റാറുകൾ ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്നതായും നമുക്ക് കാണാം.

ഒരു യുവാവ് ബൈസെപ്സ് മെഷീനിൽ വർക്ഔട്ട് ചെയ്യുന്നു.

ഒരു റെയിൽവേ സ്റ്റേഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.

സമീപത്തായി വെള്ള വസ്ത്രം ധരിച്ച മറ്റൊരു രണ്ട്‌ പേരെയും കാണാൻ സാധിക്കുന്നു.

താഴെയായി നിരവധി ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കുന്നു.

അവിടെ നിർത്തിയിട്ടിരിക്കുന്ന ലോറികളിലേക്ക് ചാക്കുകൾ അടുക്കി കയറ്റുന്നതായും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.

സ്റ്റേജ് ഇലും പുറത്തുമായി നിരവധി ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും.

നിര നിരയായി അടുക്കി ഇട്ടിരിക്കുന്ന കസേരകളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.

ഓപ്പൺ സ്റ്റേജിൽ ഒരുപാട് ലൈറ്റുകൾ വെച്ച് ഉള്ള ഒരു പ്രോഗ്രാം ആണ് ഇവിടെ നടക്കുന്നത്.

മുകളിലായി ഒരു നീല ബോഡ് ഇൽ ഗേറ്റ് നമ്പർ ത്രീ എന്നും ഒരു ആരോയും വെച്ചിരിക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്.

വെള്ള ബനിയനും നീല ജീൻസും ഇട്ട ഒരു യുവാവ് അവിടെ ഇരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും.

തൊട്ടു പുറകിൽ കുരിശിന്റെ പടം കാണുന്നതിനാൽ പള്ളിയിലെ ക്ലാസ്സാണെന്ന് ഊഹിക്കാം.

തൊട്ടു താഴെയായി കുറച്ചു ജനങ്ങൾ നിന്ന് കോഫി കുടിക്കുന്നതായും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.

തൊട്ടു പിന്നിലായി വലിയ ഒരു മാർബിൾ ഗോഡൗൺ കാണാൻ സാധിക്കുന്നു.

ഈ ഫോട്ടോ യിൽ ഒരു എയർപോർട്ട് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.

സൈഡിലായി ഒരു കുട്ടിയെ എടുത്തു കൊണ്ടിരിക്കുന്ന ഒരു യുവതിയെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.

കോളാമ്പി രൂപത്തിലുള്ള മൈക്കും വാഴയും അതിന്റെ മുകളിൽ ഇരിക്കുന്നതായിയും കാണാൻ സാധിക്കുന്നു.

തൊട്ടടുത്തായി ഒരു ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ ബൈക്ക് ഇരിക്കുന്നത് കാണാൻ സാധിക്കും.

അതിനോട് ചേർന്ന് തന്നെ ഒരു ലോഡ് എടുക്കുന്ന സൈക്കിളും നമുക്ക് കാണാൻ സാധിക്കും.

തൊട്ടടുത്തായി മെറ്റൽ കൂട്ടിയിട്ടിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.

ഈ ഫോട്ടോ ഇൽ ഒരു അനുസ്മരണ പരിപാടിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.

ആ ഭവനത്തിന് മുകളിലായി ഒരു ബാനർ തൂക്കിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു.

തൊട്ടു പിന്നിലായി നിരവധി ബോട്ടുകൾ നിർത്തിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.

മുന്നിലായി ഒരു യുവാവ് മാസ്കിട്ട് നടന്നു പോകുന്നതും സൈഡിലൊരു സ്ത്രീ നിക്കുന്നതും നമുക്ക് കാണാം.

തൊട്ടു മുന്നിലായി വെള്ള നിറത്തിലുള്ള ഒരു കാർ നിർത്തിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു.

ഒരു തുറസ്സായ സ്ഥലത്ത് എന്തോ ഇവൻ്റ് പ്രോഗ്രാം നടക്കുകയാണെന്ന് അനുമാനിക്കാം.

മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരാൾ പൂക്കൾ വിൽക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.

സൈഡ് ഇലായി ഒരു ചെറിയ പൂൾ കാണാൻ സാധിക്കുന്നുണ്ട്.

ഇൻഡിഗോ യുടെ ഒരു വലിയ വിമാനം ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്.

വീൽ ചെയറിൽ പോകുന്ന രണ്ട് അമ്മമാരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.

ഒരു സ്ത്രീയാണ് ഈ മീൻ വിൽക്കുവാനായി ഇരിക്കുന്നത്.

തൊട്ട് സമീപത്ത് മീൻ വാങ്ങുവാനായി ആളുകൾ നിൽക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.

തൊട്ടടുത്തായി ഒരു സ്ത്രീ ഫോൺ ചെയ്ത് കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു.

ഈ ഫോട്ടോയിൽ കാണുന്നത് ഒരു ബുക്ക് സ്റ്റോൾ ആണെന്ന് നമുക്ക് അനുമാനിക്കാം.

നീല നിറത്തിലുള്ള കസേരയിൽ തൊപ്പി ധരിച്ച് ഒരു വ്യക്തി ഇരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.

തൊട്ടു പിറകിലായി നിരവധി നിറത്തിലുള്ള പേനകളും ബോക്സുകളും വിൽക്കുവാനായി വച്ചിരിക്കുന്നതും കാണാം.

ഒരു ബഹുനില കെട്ടിടമാണ് നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കുന്നത്.

തൊട്ട് മുന്നിലായി അവരുടെ അധ്യാപകൻ പഠിപ്പിച്ചു കൊടുക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.

നിരവധി വസ്ത്രങ്ങൾ ധരിച്ച യുവാക്കളും യുവതികളെയും കുട്ടികളെയും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു.

ഇവിടെ നമുക്കൊരു ബാർബർ ഷോപ്പാണ് കാണാൻ സാധിക്കുന്നത്.

അതിന്റെ അർത്ഥം ആന്ധ്രപ്രദേശ് സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്നാണ്.

അദ്ദേഹത്തിൻ്റെ ചുവപ്പ് ടി ഷർട്ട് ഇൽ കുംഭകോണം ഡിഗ്രി കോഫി എന്നെഴുതിയിട്ടുണ്ട്.

തൊട്ട് പിറകിലായി വളരെ മനോഹരമായ ഒരു ഫ്രിഡ്ജ് ഉം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.

ഈ ഫോട്ടോ ഒരു ജിം ഇൻ്റെ ഗ്രൂപ്പ് ട്രെയിനിങ് സെക്ഷൻ ആണ്.

ഈ ചിത്രത്തിൽ കരകൗശല വസ്തുക്കൾ വിലക്കുന്ന ഒരു മാർക്കറ്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.

തൊട്ട് മുന്നിലായി നിരവധി പേർ അതു വാങ്ങാനായി നിൽക്കുന്നതായി കാണാൻ സാധിക്കുന്നു.

അരങ്ങേറ്റത്തിന്റെ ഭാഗമായി അധ്യാപികയ്ക്ക് ദക്ഷിണ നൽകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.

കുട്ടികളോടൊപ്പം ഇളം നീല സാരിയുടുത്തും പച്ച സാരി ഉടുത്തും അവരുടെ മാതാപിതാക്കളെയും നമുക്ക് കാണാൻ സാധിക്കുന്നു.

ഒരു ബർത്ത് ഡേ സെലിബ്രേഷൻ പാർട്ടി ആണ് ഇവിടെ നടക്കുന്നത്.

അലങ്കരിച്ച ടേബിൾ ഇന് മുകളിലായി മഞ്ഞയും നീലയും നിറത്തിലുള്ള കേക്ക് വച്ചിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്.

മഞ്ഞയും പച്ചയും നിറത്തിലുള്ള ഒരു കയാക്കിംഗ് ബോട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്.

ഈ ഫോട്ടോ യിൽ കുട്ടികളുടെ ഒരു നൃത്ത ക്ലാസ്സാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.

തൊട്ട് മുന്നിലായി നിരവധി ക്യാമറകൾ ഏന്തിയ വ്യക്തികളേം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.

കണ്ണാടിയിലൂടെ മറ്റൊരാൾ ഫോട്ടോ എടുക്കുന്നതായും നമുക്ക് കാണാൻ സാധിക്കുന്നു.

ഒഴിഞ്ഞ് കിടക്കുന്ന മൂന്ന് കസേരകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്.

ചുവപ്പും നീലയും നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് അവർ ധരിച്ചിരിക്കുന്നത്.